മെസ്സിയുടെ ബാസിലോണയും trophy നേടി പതിനാറ് വീണ്ടും റയൽ മാഡ്രിഡ് വിജയിക്കുകയാണ് ഉണ്ടായിരുന്നത് പതിനേഴും പതിനെട്ടും റയൽ മാഡ്രിഡ് ജയിച്ചു ഹാർട്ടിക് യൂസയിട് വിന്നും റയൽ മാഡ്രിഡ് നടത്തിയത് തന്ന ആൻജിലോട്ടിക്ക് യശ്വിവിൻ ജിനവിൻ ജിതാന്റെ ഒരു കാലഘട്ടമായിരുന്നു ഇതിനതിൽ നിതാൻ വന്ന് റയൽ മാഡ്രിഡിലേക്ക് കോച്ച് ആയി വന്നതിനുശേഷം ഹാട്രിക് മിസൈൽ ആണ് കണ്ടത് അന്ന് അപ്പളാന്ന് റയൽ മാഡ്രിഡ് ഇത്രയും വലിയ ഒരു club ആണെന്ന് ഞാൻ support ചെയ്യുന്ന club ൻറെ ഒരു proud ഉം ഒരു dignity എല്ലാം എനിക്ക് മനസ്സിലായത് അന്ന് റൊണാൾഡോ റയൽ മാഡ്രിലാ കളിക്കുന്നത് എങ്കിലും ഞാനാ team നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ആ team ൻറെ play style ലും

കെയിലർ നവാസിന്റെയും റയൽ മാഡ്റൈഡ് വല്ലാത്തൊരു team ആ യിരുന്നു അങ്ങനെ ബെഞ്ച് വരും അത്രയ്ക്ക് strong ആയിരുന്നു ഇസ്മ റാട്ട അങ്ങനെ ലൂക്കാസ് വാസ് ക്വിസ നല്ലൊരു team ആയിരുന്നു റിയൽ മാഡ്രിഡ് അങ്ങനെ എനിക്ക് അങ്ങനെ football ൽ എനിക്ക് റയൽ മാഡ്രിഡ് ഒരിഷ്ടം തോന്നി പിന്നെ നമ്മൾ വൈകുന്നേരം കളിക്കാൻ പോകുമ്പോൾ എല്ലാം റയൽ മാഡ്രിഡ്ന്റെ ജേഴ്സി ഇട്ട് പോകുന്നു boot റൊണാൾഡോയുടെ jersey അതൊരു വല്ലാത്ത ഒരു താല്പര്യമായിരുന്നു അതൊരു വികാരമായി മാറി റയൽ മാഡ്രിന് നമ്മുടെ ഇന്ത്യൻ നാടുകളിൽ എപ്പോഴും രാത്രി അസമയങ്ങളിലാണ് കളികൾ ഉണ്ടാവുക പന്ത്രണ്ടര ഒന്നരമണിക്കൊക്കെ പിന്നെ ഞാൻ പല കളികളും റയൽ മാഡ്രിഡ് ഉറക്കമളച്ച് ഇരുന്ന് കാണാറുണ്ട് ഒരു പതിനെട്ട് കാലം മുതലൊക്കെ റയൽ മാഡ്രിഡ് അധികം കളികൾ ഞാൻ കണ്ടിട്ടുണ്ട് miss ചെയ്യാറില്ല ഒരു കളികളും അത്രയ്ക്കും perfection ഉള്ള ഒരു ഒരു total football ആണ് റയൽ മാഡ്രില്‍ എപ്പോഴും കളിക്കുക ജർമ്മനിയെക്കാൾ എനിക്ക് എന്തുകൊണ്ടും ഇഷ്ടം റയൽ മാഡ്രിഡ് players നെയാണ് ടോണിക്ക് ക്രൂഡിന്റെ holding ഉം ലുക്കാ മോഡ്രിഷിന്റെ മജീഷും ശശി മേരിയുടെ ടക്കളിങ്ങും എല്ലാമുള്ള ഒരു റയൽ മാഡ്രിഡ് ഈ Hattric win നേടിയപ്പോഴും യൂഷ്യയെ ഞങ്ങൾക്ക് ഒരു factor ആയി മാറി നമുക്കൊരു feelings ഇല്ലാണ്ടായി മാറി അതിനു ശേഷം റൊണാൾഡോ മാഡ്രിഡ് വിടുന്നു വിധാൻ മാഡ്രിഡ് വിടുന്നു full ഡോഖി കാലഘട്ടങ്ങള്ക്ക് ശേഷമാണ് അതിനിടയിൽരണ്ടായിരത്തി പതിനെട്ട് world cup വന്നു ജർമ്മനി ഗ്രൂപ്പ് stage ൽ out യി അന്നാര് അന്ന് world cup എടുത്തത് ഫ്രാൻസ് ആയിരുന്നു അന്നാണ് ഒരു എംബാപ്പ എന്നുള്ള ഒരു ഒരു യുവ player ന്റെ വളർച്ച ഉണ്ടായ ഒരു world cup ആണത് അങ്ങനെ അന്ന് world cup എടുത്ത് ഫ്രാൻസ് ആയിരുന്നു അന്ന് മെസ്സിയുടെ അർജൻറീനക്കും പോർച്ചുഗൽ ആ റൊണാൾഡോയുടെ പോർച്ചുഗലുംഒന്നും quarter prequarter വരെ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നുള്ളൂ നെയ്മറിന്റെ ബ്രസീൽ അന്ന് quarter വരെ എങ്ങാൻഡ് എത്തി അത് അന്നെനിക്ക് കുറച്ച് ഓർമ്മഒക്കെയുള്ള കാലമാണ് അന്ന് ജർമ്മനിയെ support ചെയ്തതായിട്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് കളി കാണുന്ന ഒരു ആദ്യത്തെ world cup ആയിരുന്നു അത് നിർഭാഗ്യവശാൽ ആദ്യത്തെ round ലെ പുറത്താകേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അന്ന് അതിനുശേഷം റെയിൽമാ ആ ഒരു season club football ലേക്ക് വരുന്ന റയൽ മാഡ്രിന്റെ ഒരു down fall അതൊന്നും പറയാം റൊണാൾഡോ പോയി എല്ലാം റയൽ മാഡ്രിഡ് trophy ഒന്നുമില്ലാണ്ട് ആണ് ആ season കഴിഞ്ഞത് മൂന്ന് UCL എല്ലാം എടുത്തിട്ടും റയൽ മാഡ്രിഡ് trophy ഉണ്ടായില്ല പിന്നെ ഈ ഇരുപത് കാലഘട്ടം രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തില് Corona വന്നെങ്കിലും സ്വീഡൻ തിരിച്ചുവന്നു. റയൽമാഡ്രിഡിന് വേണ്ടിയിട്ട് ആ season ചാമ്പ്യൻസ് ലീഗിൽ ചെൽസിയെ semi വരെ കളിച്ചെങ്കിലും ഇത് ലാലിഗ ട്രോഫി നേടിയാണ് റയൽ മാഡ്രില് മാറ്റിയത് ലാലിഗ എന്ന defend ചെയ്താണ് attacking defend ആ ഒരു മുദ്രാവാക്യം ആയിരുന്നു റയൽ മാഡ്രില്‍ follow ചെയ്തിരുന്നത് അങ്ങനെയാണ് ആ സീസൺ റയൽ മാഡ്രിഡ് ജയിച്ചത് അങ്ങനെ അതിനുശേഷം ഒരു UCL ന് വേണ്ടി റയൽ മാഡ്രിഡ് കാത്തിരിക്കാൻ തുടങ്ങി

പഴയ ആശാൻ അഞ്ചുലൊട്ടിഡോൺ കാർ ലോ ആയിരുന്നു ഞങ്ങളുടെ പഴയ രണ്ടായിരത്തി പതിനാല് ഞങ്ങളുടെ അഞ്ചൽ ലോട്ടി അഞ്ചലോട്ടി അതിനിടയിൽ എബെർട്ടൻ അങ്ങനെ പല club കളിൽ പരിശീലിപ്പിച്ചു വീണ്ടും അഞ്ചൽ ലോട്ടി റയൽ മാഡ്രിയിലേക്ക് വരുവാണ് ആ season നമ്മൾ aim ചെയ്തു നമുക്ക് UCL ആയിരുന്നു aim ചെയ്തത് റയൽ മാഡ്രിഡ് അന്ന് UCL ലെ ഒരു kings ആണ് the kings of euro clubs യൂറോപ്പ് ആ ഒരു effect ആണ് റയൽ മാഡ്രില്‍ ഉണ്ടായിരുന്നത് റയൽ മാഡ്രിഡിന് അത്രയും effect ഉണ്ടായിരുന്ന team ആണത് അത്രയും team റയൽമാഡ്രിടിനു അത്രയും effect ഉള്ള ഒരു team മാണ് ആ UCL ൽ റയൽ മാഡ്രിഡ് അത്രയും effective ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് റയലിന് ആദ്യത്തെ മത്സരങ്ങൾ എല്ലാം ഭയങ്കര easy ആയിരുന്നില്ല റയൽ മെസ്സിയുടെയും എംബാപ്പയുടെയും നോടും ചെൽസിയോടും quarter ൽ ചെൽസിയോടും semi final ലിൽ സെറ്റിയോടും ഒക്കെ കളിച്ചാണ് ജയിച്ചത് എന്നിട്ട് ലിവർപൂളിനോടും final ലിൽ കളിക്കേണ്ടി വന്നത് ആ seasonUCL ലിൽ എപ്പോളും come back നടത്തിയാണ് റയൽ മാഡ്രിഡ് cup എടുത്തത് അങ്ങനെ റയൽ മാഡ്രിഡ് cup എടുത്തു അങ്ങനെ ആ season റയൽ മാഡ്രിഡ് trophy എടുത്തപ്പോൾ ഞങ്ങൾക്ക് അത്രയും സന്തോഷം ആയിരുന്നു കാരണം അത്രയും premier league top three യെ തോൽപ്പിച്ചാണ് റയൽ മാഡ്രിഡ് trophy നേടിയത് റയൽ മാഡ്രിഡ് trophy ആയി ഇപ്പോഴും ഞാൻ ആ team നെയാണ് follow ചെയ്യുന്നത് റയൽ മാഡ്രിഡ് ആണ് എൻറെ football അത്രയും സ്വാധീനംചെലുത്തിയ വേറൊരു team ഇതിലില്ല റയൽ മാഡ്രിഡ് ആണ് എൻറെ team

നമസ്ക്കാരം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ചുറ്റുപാടിനെക്കുറിച്ചാണ് Digital card ന് അപേക്ഷിക്കണം ജില്ലാ സൈനിക ശ്രമം Office ൽ വിമുക്ത ഭടൻ മാരുടെയും തിരിച്ചറിയൽ Card ന് അപേക്ഷ ക്ഷണിക്കുന്നു മുഖേനെയാണ് അപേക്ഷിക്കേണ്ടത് Online അപേക്ഷയുടെ പകർപ്പ് രേഖകളുടെ പകർപ്പ് Photo സഹിതം ജില്ലാ സൈനിക ക്ഷേമ Office ൽ നൽകണമെന്ന Distant ജില്ലാ സൈനിക ക്ഷേമ Officer അറിയിച്ചു പാലക്കാട് സൗജന്യ Computer പരിശീലനം പട്ടിക ജാതി വികസന വകുപ്പിൻറെ കീഴിൽ കുഴിൽ മന്തം ചന്തപുഴയിൽ പ്രവർത്തിക്കുന്നു Free examination training center ൽ Plu stwo Plustwo തത്തുല്യ പരീക്ഷ Pass ആയ പട്ടിക ജാതി പട്ടിക വർഗ്ഗ വിദ്യാർത്ഥികൾക്ക് Free സൗജന്യ Computer course കളിലേക്ക് അപേക്ഷിക്കാം PSC അംഗീകാരമുള്ള Data entry and office automation DTPCourse കളിലേക്കാണ് അപേക്ഷിക്കാൻ അവസരം അപേക്ഷയോടൊപ്പം ജാതി വിദ്യാഭ്യാസ യോഗ്യത ജനനതിയ്യതി എന്നിവ തെളിയിക്കുന്ന Certificate കളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ Passport size photo സഹിതം

മാതൃക ജില്ലാ പട്ടിക ജാതി വിക വികസന Office ൽ Block municipal പട്ടിക ജാതി വികസന Office കളിലും ലഭിക്കും പത്തിൻറെ മറവിൽ അട്ടപ്പാടിയിലെ സമൂഹ അടുക്കളകൾ മുകളിൽ ലെ പോഷകാഹാര കുറവ് പരിഹരിക്കാൻ സമൂഹ അടുക്കളകൾ പത്താം വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ കുടുംബശ്രീ ചെലവഴിച്ചത് ഏഴേ Point എഴുപത്താറ് കോടി രൂപയാണ് രണ്ടായിരത്തി പതിമൂന്ന് September ഏഴിന് അട്ടപ്പാടി സംയോജിത ശിശു വികസന പദ്ധതി കുയിൽ അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴിയാണ് സമൂഹ അടുക്കളകൾ ആരംഭിച്ചത് ആദിവാസി മേഖലയിൽ മാതൃ ശിശു മരണങ്ങൾ തടയാൻ തുടങ്ങിയ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണ് പത്താം വയസ്സിലേക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ തുടർച്ചയായി മുപ്പത്തി മൂന്ന് ശിശു മരണം Report ചെയ്‌തതോടെയാണ്‌ മകളി ചോളയൂർ പഞ്ചായത്തുകളിൽ സമൂഹ അടുക്കളകളെ തുടങ്ങാൻ തീരുമാനിച്ചത് ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കിടപ്പുരോഗികൾ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേടുന്ന നേരിടുന്നവർ കൗമാരക്കാർ വയോജനങ്ങൾ വിധവകൾ ആറു വയസ്സിനു താഴെയുള്ള കുട്ടികൾ എല്ലാർക്കും മൂന്നു നേരം ഭക്ഷണത്തിനായാണ് അടുക്കള തുടങ്ങിയത് പാചകം ചെയ്യാനുള്ള നിരക്ക് ഒരാൾക്ക് ഇരുപത് രൂപ നിരക്കിലാണ് കണക്കാക്കിയിട്ടുള്ളത് മാവേലി Store കളിൽ നിന്നും അയൽക്കൂട്ടങ്ങൾക്ക് അരിയും പല വ്യഞ്ജനങ്ങളും നൽകും അട്ടപ്പാടിയിലെ ആദിവാസി ജനങ്ങൾ കാലങ്ങളായി ഉപയോഗിച്ച് വരുന്ന ചെചെറു ധാന്യങ്ങൾ അടക്കമുള്ള തനതു വിഭവങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ഭക്ഷണത്തിന് ഉൾപ്പെടുത്താനുള്ള പരിപാടികൾ ആരംഭിച്ചതായി അധികൃതർ പറയുന്നു ഗാന്ധിജിയെ സ്മരിക്കുന്നവർ ജനാതിപത്യം തകർക്കും ഗാന്ധി സംഘർഷന വേദി

ഗ്യനാക്കിയ നടപടി ജനാധിപത്യ വിരുദ്ധീനെയാണെന്ന് അദ്ദേഹം പറയുന്നു നിയോജക മണ്ഡലം K സുരേന്ദ്രൻ അധ്യക്ഷനായി May പന്ത്രണ്ടിന് നേത്ര പരിശോധന Camp സംഘടിപ്പിക്കാനും കൂടുതൽ വായനശാലകൾ കേന്ദ്രീകരിച്ച് ഗാന്ധി ചരിത്ര Seminar എന്നിവ സങ്കെടുപ്പിക്കാനും തീരുമാനിച്ചു ജില്ലാ Secretary യും സുരേന്ദ്ര കുമാർ KR ചാത്തു KS നരസിം MN ലതി K CB ഹംസ C രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വന സൗഹൃദ സദസ്സിൽ വനം വകുപ്പുമായുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് ജനാധി ജനാധി പ്രതിനിധികൾ നേന്മറ നേന്മറയിൽ നടത്തിയ വന സദസ്സിൽ വനം വകുപ്പുമായുള്ള പ്രശ്നങ്ങൾ ജനാതിപത്യ ജന പ്രതിനിധികൾ അവതരിപ്പിച്ചു അരിക്കൊമ്പൻ ഹ ഹർട്ടി ആവശ്യം Road നിർമ്മാണത്തിനും വൈദ്യുതി Line വലിക്കുന്നതിനുള്ള വകുപ്പിൻറെ തടസ്സമാണ് കുടിവെള്ള Pipe കൾ സ്ഥാപിക്കാൻ അനുമതി നൽകാത്തത് പറമ്പിക്കുളം ഉൾപ്പെടെയുള്ള ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ തുടങ്ങി ഓരോ പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും MLA മാരും പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു ജന പ്രതിനിധികൾ അവതരിപ്പിച്ച പ്രശ്നങ്ങൾക്ക് AP യും CCF രാജേഷ് മറുപടി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു മുൻപ് ഉപയോഗിച്ചിരുന്ന Road കൾക്ക് അനുമതി നൽകും പണി തീർത്ത് നൽകുന്നവർക്ക് NOC നല്കാൻ അനു സംയുക്ത പരിശോധന നടത്തി നടപടി സ്വീകരിക്കും പ്രയോജനമായ പ്രയോചനമായ തസ്തിക അനുവദിക്കും വന്യമൃഗ ശല്യം തടയാൻ ദീർഘകാല പദ്ധതി തയ്യാറാക്കും വ്യക്തിപരമായി നൽകിയ പരാതികൾക്ക് പതിനഞ്ച് ദിവസത്തിനകം തീർപ്പ് അറിയിക്കും ഉറപ്പ് നല്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരു മാസത്തിന് ഒരു മാസത്തിനകം കാര്യാ കാരണം സഹിതം പരാതിക്കാരെ അറിയിക്കും വന മേഖലയോട് ചേർന്ന് മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ ആളെ നിർത്തുന്ന കാര്യം പരിഗണിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു മുൻകൂട്ടി നൽകിയ പരാതികളെ കൂടാതെ ഇന്ന് സമർപ്പിച്ച പരാതികളും സ്വീകരിക്കും അവക്ക് വനംവകുപ്പ് മറുപടി നൽകും വനം വന്യ ജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പെരുവാടി ഉദ്‌ഘാടനം വൈദ്യുതി മന്ത്രി K കൃഷ്ണൻ കുട്ടി സ്വദേശ വകുപ്പ് മന്ത്രി MV രാജേഷ് എന്നിവർ സംസാരിച്ചു K ബാബു MLA അധ്യക്ഷനായി വിഷു കൈനീട്ടം വിതരണം പട്ടം വേര് രാജീവ് ഗാന്ധി Social welfare and charitable trust ൻറെ ഭാഗമായി സെറ്റും മുണ്ടും വിതരണം ചെയ്തു നിയോജക നിയോജക മണ്ഡലമായ ഉദ്‌ഘാടനം പട്ടാഞ്ചേരി പഞ്ചായത്ത് PresidantP ശിവദാസ് ChairmanM രതീഷ് ബാബു അധ്യക്ഷനായി c അനന്ത കൃഷ്ണൻ പട്ടാഞ്ചേരി പഞ്ചായത്ത് Vice presidant അനില മുരളീധരൻ Standing committee chairperson ശൈലജ പ്രദീപ് K ആരതി കൃഷ്ണൻ പുൽ കുഴിൽ പഞ്ചായത്തങ്കങ്ങളായ A വീണ R തങ്കം H ഷെരീഫ് ജിനേഷ് N സുകുമാർ മണികണ്ഠൻ V ഗണേഷ് വൈശാഖ് മുരളി എന്നിവർ സംസാരിച്ചു എരുമേലി താപനില നാപ്പത്തി അഞ്ചേ Point രണ്ട് Degree celsius പാലക്കാട് സംസ്ഥാനത്തെ ഈ വർഷത്തെ Record ചൂട് പാലക്കാട് നാപ്പത്തി ഒന്നേ Point ഏഴ് Degree celsius ചൂടാണ് ഇന്നലെ പാലക്കാട് നിന്ന് IRTC ൽ രേഖപ്പെടുത്തിയത് എരുമേലിയിലാണ് ഇന്നലെ Record താപനിലയായി നാപ്പത്തി അഞ്ച് Point ചൂട് രേഖപ്പെടുത്തിയത് മലമുലെ മലമ്പുഴേയിൽ നാപ്പത്തി രണ്ടേ Point മൂന്ന് Degree celsius താപനിലയും രേഖപ്പെടുത്തി കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ കേരളത്തിൽ ഏറ്റോം കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ പാലക്കാടാണ് രണ്ടായിരത്തി പതിനാറ് April ഇരുപത്തി നാപ്പത്തി ഒന്നേ Point ഒൻപത് Degree celsius ആണ് പാലക്കാട് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് ഓറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ ലഭിക്കുമെങ്കിലും ചൂട് കു കുറയാൻ സാധ്യതയില്ല വേനൽ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതു ജനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രത നിർദേശം പുറപ്പെടുവിച്ചു വിഷു ദിവസം Bevco തൊഴിലാളികൾ പട്ടിണി സമരം നടത്തും പാലക്കാട് രണ്ടായിരത്തി പത്തൊമ്പത്ത് മുതൽ

വിഷു ദിവസം കേരളത്തിലെ മുഴുവൻ Shop കളിലും കറുത്ത Badge ധരിച്ച് പട്ടിണി സമരം നടത്തണമെന്ന് സംസ്ഥാനത്ത് PresidentTU രാധാകൃഷ്ണ General secretaryA ജെക്കബ് Organising സതീഷ് അറിയിച്ചു Record collection നുകൾ ലഭിക്കുകയും വിഷു ദിവസം പട്ടിണി കിടക്കേണ്ട അവസ്ഥ സംസ്ഥാനത്തിൻറെ സാമ്പത്തിക സ്രോതസ്സായ Bevco ക്ക് തന്നെ വലിയ അപമാനവും വിരോധാഭാസമാണെന്ന് നേതാക്കൾ പ്രതികരിച്ചു ഊരും വൈദ്യുതി യിലേക്ക് അട്ടപ്പാടിയിലെ വിദൂര കാടുകളിൽ പെട്ട ഇതര ഗോത്ര വിഭാഗങ്ങള് താമസിക്കുന്ന പായ വിളിച്ചുണർത്തി സ്ഥാപിച്ച അൻപത് Kilowatt solar win micro grid പദ്ധതിയിലൂടെയാണ് ൽ വെളിച്ചംത്തിയത്ത് ഭവാനിപ്പുഴയുടെ തീരത്തുള്ള ഈ ഊരിലേക്ക് വാഹന സൗകര്യമില്ല ആനവായി Check post ൽ നിന്നും പുറം കാട്ടിലൂടെ കാൽനടയായി അൻപത് Kilometer ചുമന്നാണ് ഇവിടെ Solar panel ൽ സ്ഥാപിച്ച് പോയത്ത് കിടപ്പുരോഗികൾക്ക് സൗജന്യ Ration വീട്ടിലെത്തിക്കുന്നതോടൊപ്പം പദ്ധതി ഉദ്‌ഘാടനം പതിനേഴിന് പാലക്കാട് കിടപ്പ് രോഗികൾ സൗജന്യ Ration പ പദ്ധതി പതിനേഴിന് രാവിലെ പത്തേ മുപ്പതിന് താലൂക്കിൽ വടകര പഞ്ചായത്ത് Hall ൽ വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻ കുട്ടി നിർവഹിക്കും സംസ്ഥാന സർക്കാരിൻറെ നാല് ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കും പദ്ധതി

കൾക്കും സേവന താൽപ്പരരായ Auto തൊഴിലാളികളുടെ സേവനം ഉപയോഗപ്പെടുത്തി ഈ സൗജന്യമായ ഭക്ഷ്യ സാധനങ്ങൾ Card കൾ ഉള്ള വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകന്നതാണ് പദ്ധതി സലിം അലി ഇമാം കൊടുങ്ങലൂർ വൃതാനുഷ്ട്ടാ ത്തിലൂടെ നേടുന്ന ഏറ്റവും വലിയ നേട്ടവും പാപ മോചനം തന്നെ മനുഷ്യ മനസ്സിൻറെ ശുദ്ധീകരണമെന്ന ലക്ഷ്യത്തേക്ക് പാപങ്ങളും മൂലം തീർന്ന ആത്മ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ സർവ്വ പുണ്യങ്ങൾ മുഘേനെ വിശ്വാസി തിന്മ ചെയ്യുന്നതാണ് അത് മനുഷ്യനെ സൃഷ്ട്ടാവിൽ നിന്നകറ്റുന്നു പാപം സ്വർഗ്ഗത്തിൽ നിന്നും പുറത്താകും മാത്രമാണ് പാപ മോചനം നല്കാൻ അധികാരം പാപം മനുഷ്യൻറെ സ്വഭാവമാണ് കീഴടക്കാൻ മനുഷ്യന് കഴിയുന്നു നടത്തുന്ന അവസരത്തിൽ വർഷം തോറും ഒന്നാം മാസത്തിൽ നടത്തി വരുന്ന ഇരുപത്തി മൂന്ന് Release നടത്തി നേത്രം മുസ്ലിം ലീഗ് മണ്ഡലം Prasident അധ്യക്ഷതയിൽ MM ഹമീദ് ഉദ്‌ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് Youth ലീഗ് പ്രവർത്തക ഷെരീഫ് സാഗർ മുഖ്യ പ്രഭാഷണം നടത്തി ബാബു AV AA ഇബ്രാഹിം ശൗക്കത്തലി TH മുഹമ്മദ് ഇഖ്ബാൽ അഷ്‌റഫ് കുന്നം

നമസ്കാരം അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മക്ക സൗദിയ ആറേബിയയിലുള്ള സുന്ദരമായ മക്കയെ കുറിച്ചാണ് അടുത്തതായട്ട് ഞാൻ പറയാൻ പോകുന്നത് മക്ക എന്ന ചല അറബിക് പദമായ മക്ക പുരാതന മക്ക നഗരം

സ്ഥലമാണ് പുണ്യമായ മക്ക എന്ന പറയുന്നത് മുസ്ലിം നഗരങ്ങളിൽ ഏറ്റവും വിശുദ്ധമായ നഗരമാണിത് അതായത് മുസ്ലിം നഗരങ്ങളിൽ വെച്ച ഏറ്റവും വിശുദ്ധമായ നഗരമാണ് നമ്മൾ മക്ക എന്ന പറയുന്ന സ്ഥലം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 അതായത് ഖിബ്‌ല കാണുക അതായത് എല്ലാ ഭക്തരും കഴിവുള്ളവരുമായ മുസ്ലിംകളും ശ്രമിക്കുന്ന അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും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 ഇത് പവിത്രമായതിനാൽ മുസ്ലികൾക് മാത്രേ നഗരത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളു മുസ്ലിങ്ങളുടെ ഒരേയൊരു ആഗ്രഹമാണ് മക്കയിൽ പോയിട്ട് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്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 മസ്ജിദ് വിപുകലീരിച്ചു പാർപ്പിടവും ശുചിത്വവും മെച്ചപ്പെടുത്തി ഗതാഗത സൗകര്യങ്ങൾ മെച്ചപെടുത്തി തൽഫലമായി തുടർച്ചയായി വർധിച്ചു വരുന്ന തീർത്ഥാടകരുടെയോ ഹാജിമാരുടെയോ എണ്ണമറ് ഉൾക്കൊള്ളാൻ കഴിയ കഴിയും വിസ്തീർണം പത്തു ചതുരഷ്ട്ര mile ഇരുവത് ചതുരഷ്ട്ര kilo meter pop എന്നറിയപ്പെടുന്നു രണ്ടായിരത്തില്പത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് എഴുനൂറ്റി മുപ്പത്തൊന്നു നഗരത്തിന്റെ സ്വഭാവം എന്നുപറയുന്നത് land scope city site ലാണ് മക്ക സൗദി അറേബ്യ സ്ഥിതി ചെയുന്നത് സമുദ്ര നിരക്കിൽ നിന്ന് തൊള്ളായിരത്തി ഒൻപത് അടി അതായത് ഇരൂന്നൂറ്റി ഏഴുവത്തിയേഴ് meter ഉയരത്തിലാണ് മക്ക സ്ഥിതി ചെയ്യുന്നത് വാദി ഇബ്രാഹിമും അതിന്റെ നിരവധി ചെറിയ പോഷക നദികളും ഇതിന് ചുറ്റു റ്റും സിറാത് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു അതിൽ ഉൾപ്പെടുന്ന കൊടുമുടികൾ ഉൾപ്പെടുന്നു ആ ആയിരത്തി മുന്നൂറ്റി മുപ്പത്രണ്ടടി വരെ ഉയരുന്ന mount അതായത് ജബൽ മല അലിയാദ് ഒപ്പം കിഴക് ആയിരത്തി ഇരുന്നൂറ്റി ഇരുവത് അടി ഉയരമുള്ള അബു ഖുബൈസ് പർവതം പടിഞ്ഞാർ ആയിരത്തി നാന്നൂറ്റി ഒന്ന് അടിയിൽ എത്തുന്ന പർവതം ഹിറാ പർവതം വടക്ക് കിഴക്ക് രണ്ടായിരത്തി എൺപത് അടി വരെ ഉയരുന്നു അതിൽ ഒരു ഗുഹ അടങ്ങീരിക്കുന്നു അതിൽ മുഹമ്മദ് പ്രവാചക പ്രവാചകാനാകുന്നതിനു മുമ്പ് ഒറ്റപ്പെടലും ദർശനങ്ങളുമൊക്കെ തേടീട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ ആദ്യ സൂക്തം ആയ ഇദ്ദേഹത്തിന് ലഭിച്ചത് ഈ ഗുഹയിൽ വെച്ചാണ് നഗരത്തിന്റെ തെക്കേ മുസ്ലീം കലണ്ടറിലെ തുടക്കം കുറിക്കുന്ന സംഭവമായ ഹിജ്‌റ സമയത്തു മക്കൻ ശത്രുക്കളിൽ നിന്ന് പ്രവാചകൻ സ്വയം രഹസ്യമായി മദീനയിലെത്തിയ ഗുഹ mount അതായത് ഗുഹ ഏർ തൗർ എന്ന ഗുഹ യാണ് അത് രണ്ടായിരത്തി നാന്നൂറ്റി അ നാന്നൂറ്റി തൊണ്ണൂറ് അടി ഉൾകൊള്ളുന്ന ഗുഹ ആയിരുന്നു അത് ചുറ്റുമുള്ള മല നിരകളിൽ നാല് വിടവുകളിലൂടേയാണ് നഗരത്തിലേക്കുള്ള പ്രവേശനം ഈ ചുരുങ്ങു ഈ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 തെക്ക് മുതൽ യമൻ വരെ ഈ വിടവുകൾ നഗരത്തിന്റെ സമകാലിക വികസനത്തിന്റെ ദിശയിൽ നിർവഹിച്ചിരിക്കുന്നു അയിന്റെ കാലാവസ്ഥ അതായത് മക്കയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് താരതമേന്യ താഴ്ന്ന പ്രദേശം ആയതിനാൽ വാർഷിക മഴയുടെ അളവ് കുറവാണെങ്കിലും കാലാനുസൃതമായ വെള്ളപൊക്കത്താൽ മറ്റൊക്കെ ഭീഷണിയുണ്ട് അതായത് താഴ്ന്ന പ്രദേശമായതിനാൽ കാലാവസ്ഥ അനുസൃതമായി വെള്ളപ്പൊക്കത്തിന് വരെ ഭീഷണിയുള്ള ഒരു സ്ഥലമാണ് മക്ക എന്ന് പറയുന്നത് വർഷത്തിൽ വർഷത്തിൽ അഞ്ചു inch ൽ അതായത് നൂറ്റിമുപ്പത് milli meter കുറവ് മഴ ലഭിക്കുന്നു വർഷത്തിൽ നൂറ്റിമുപ്പത് milli meter കുറവ് മഴ അതായത് അഞ്ചു inch ൽ മഴ ലഭിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത് പ്രധാനമായും ശൈത്യ കാലത്തു വർഷം മുഴുവനും ഉയർന്ന താപ നിലയും വേനൽ കാലത്തു നൂറ്റി ഇരുവത് degree വരെ നാ പത്തൊൻപതു degree celsius വരെ എത്താം വേനൽകാലത്ത് നാല്പത്തി ഒൻപത് degree വരെ celsius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 ഉയർന്ന അളവിലുള്ള വരണ്ടതും ച്ചുടു ചൂടും നേരിടാൻ കഴിയുന്ന species ഉകൾ ഉൾകൊള്ളുന്ന പ്രകൃതിത്വത്ത സസ്യങ്ങളിൽ പുളി മരങ്ങളും വിവിധ aquasia കളും ഉൾപ്പെടുന്നു കാട്ടു പൂച്ചകൾ ചെന്നായകൾ കഴുതപുലികൾ കുറുക്കൻമാർ mangoose ഉകൾ kangaaroo എലികൾ അതായത് jerboas എന്ന എലികൾ വരെ എന്നിവ

കഅബയും സംസമില വിശുദ്ധ കിണറും സ്ഥിതി ചെയ്യപെടുന്നിണ്ട് മസ്ജിദിന് ചുറ്റുമുള്ള ഒതുക്കമുള്ള build up area യിൽ പഴയെ നഗരം ഉൾപ്പെടുന്നു അത് വടക്കും തെക്കു പടിഞ്ഞാറും ആയി വ്യാപിച്ചു കിടക്കുന്നു എന്നാൽ കിഴക്കും പടിഞ്ഞാറും സമീപത്തുള്ള പർവ്വതങ്ങളാൽ പരിമിതമാണ് മസ്ജിന്റെ വടക്ക് അൽ മുദ്ദഹ് സൂഖ് അൽ ലയിൽ തെക്ക് സൂഖ് അൽ ശാഖിൽ എന്നി എന്നിവിടങ്ങളിലാണ് അവിടത്തെ പ്രധാന വഴികളായിട്ട് കണക്കാക്കുന്നത് രണ്ടാം ലോക മഹാ യുദ്ധത്തിനു ശേഷം മക്ക വടക്ക് വടക്ക് പടിഞ്ഞാർ പർവത വിടവുകളിലൂടെ road കളിലൂടെ വികസിച്ചു ആധുനിക residential area കളിൽ അൽ അസീസയും അൽ വൈസാലിയും മിനയിലേകും അൽ താഹിർ അൽ സഹ്‌റ ശാരി അൽ മൻഷൂർ എന്നിവടങ്ങളിലു ലേക്കുമുള്ള road കൾ ഉൾപ്പെടുന്നു ജിദ്ദയിലേക്കും മദീനയിലേക്കുമുള്ള വഴികളിൽ വിപുലീകരണത്തോടൊപ്പം പഴയ നഗരത്തിൽ പുതിയ തെരുവുകളുടെ നിർമ്മാണവും നടന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ മസ്ജിദ് ചുറ്റുമുള്ള പ്രദേശത്തെ അമ്പര ചുംബികളായ നിരവധി hotel ഉകൾ നിർമ്മിക്കപ്പെട്ടു

അതായത് ഇരുവതാം നൂറ്റാണ്ടിൻറെ അവസാനത്തിലും ഇരുവത്തൊന്നാം നൂറ്റാണ്ടിന്റെ തൊടാകത്തിലും സൗദ്യ അറേബിയ government നടത്തിയ വൻ തോതിലുള്ള വിപുലീകരങ്ങളുടെ പരമ്പരയെ നൂറ്റാണ്ടുകളായി നിരവധി അവസരങ്ങളിൽ അലങ്കരിക്കുകയും വിബലുജീകരിക്കുകയും ചെയ്ത ഹറാം മസ്ജിദ് അതിന്റെ വലിപ്പത്തെ വലിപ്പത്തിലും വാസ്തു വിദ്യയിലും ഗംഭീരമാണ് അതായത് വെൽപതു വസ്തു ഏർ വസ്തു വിദ്യയിലും